എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമസ്ക്കാരം
മൻ കി ബാത്തിന്റെ ഈ 98ാം അദ്ധ്യായത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്
ഇരുപതാം നൂറ്റാണ്ടിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങൾ എല്ലാവരും മൻ കി ബാത്നെ പൊതുജന പങ്കാളിത്തം പ്രകടിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയാക്കി മാറ്റി
എല്ലാ മാസവും ലക്ഷക്കണക്കിന് സന്ദേശങ്ങളിലൂടെ നിരവധിപേരുടെ മൻ കി ബാത്ത് എന്നിലേക്ക് എത്തുന്നു
നിങ്ങളുടെ മനസ്സിന്റെ ശക്തി നിങ്ങൾക്കറിയാം അതുപോലെ സമൂഹത്തിന്റെ ശക്തിക്കൊപ്പം രാജ്യത്തിന്റെ ശക്തി എങ്ങനെ വർദ്ധിക്കുന്നുവെന്ന് മൻ കി ബാത്തിന്റെ വിവിധ എപ്പിസോഡുകളിൽ നാം കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്
ഇന്ത്യയുടെ പരമ്പരാഗത കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് മൻ കി ബാത്തിൽ നാം സംസാരിച്ച ദിവസം ഞാൻ ഓർക്കുന്നു
ആ സമയത്ത് ഇന്ത്യൻ കായികരംഗത്ത് ചേരാനും അവ ആസ്വദിക്കാനും പഠിക്കാനും രാജ്യത്ത് ഒരു തരംഗം ഉയർന്നിരുന്നു
മൻ കി ബാത്തിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രാജ്യത്തെ ജനങ്ങൾ അതിനെയും പ്രോത്സാഹിപ്പിച്ചു
ഇപ്പോൾ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും ആവശ്യക്കാർ വർദ്ധിക്കുന്ന തരത്തിൽ ക്രേസായി മാറിയിരിക്കുകയാണ്
മൻ കി ബാത്തിൽ ഇന്ത്യൻ കഥാകഥന ശൈലികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവയുടെ പ്രശസ്തിയും ദൂരവ്യാപകമായി എത്തി
ഇന്ത്യൻ കഥാകഥന സമ്പ്രദായങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു
സുഹൃത്തുക്കളേ സർദാർ പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അതായത് ഏകതാ ദിവസത്തിന്റെവേളയിൽ മൻ കി ബാത്തിൽ നാം മൂന്ന് മത്സരങ്ങളെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും
ദേശഭക്തിഗീതം താരാട്ട് പാട്ട് രംഗോലി എന്നീ മത്സരങ്ങളെ കുറിച്ചാണ് അന്ന് സംസാരിച്ചത്
രാജ്യത്തുടനീളമുള്ള 700ലധികം ജില്ലകളിൽ നിന്നായി 5 ലക്ഷത്തിലധികംപേർ ആവേശപൂർവ്വം ഈ മത്സരത്തിൽ പങ്കെടുത്തുവെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്
കുട്ടികളും മുതിർന്നവരും ഇതിൽ ആവേശത്തോടെ പങ്കെടുക്കുകയും 20ലധികം ഭാഷകളിൽ അവരുടെ എൻട്രികൾ അയക്കുകയും ചെയ്തു
ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു
നിങ്ങളോരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ ചാമ്പ്യന്മാരാണ് കലാന്വേഷകരാണ്
നിങ്ങളുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തോടും സംസ്കാരത്തോടും നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിങ്ങളേവരും തെളിയിച്ചിട്ടുമുണ്ട്
സുഹൃത്തുക്കളേ ഇന്ന് ഈ അവസരത്തിൽ വളരെ സ്വാഭാവികമായി ലതാമങ്കേഷ്കർജിയെ ഓർത്തുപോകുന്നു
കാരണം ഈ മത്സരം ആരംഭിച്ച ദിവസം ലതാ ദീദി ട്വീറ്റ് ചെയ്യുകയും ഈ പരിപാടിയിൽ ചേരാൻ ഏവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു
സുഹൃത്തുക്കളെ താരാട്ട് പാട്ട് രചനാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കർണാടകയിലെ ബി
മഞ്ജുനാഥിനു ലഭിച്ചു
കന്നഡയിൽ എഴുതിയ മലഗു കണ്ട എന്ന ഗാനത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്
അമ്മയും അമ്മൂമ്മയും പാടിയ താരാട്ട് പാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇതെഴുതാനുള്ള പ്രചോദനം ലഭിച്ചത്
ഈ താരാട്ട് കേട്ടാൽ നിങ്ങളും ആസ്വദിക്കും

ഉറങ്ങൂ ഉറങ്ങൂ കുഞ്ഞേ
ഉറങ്ങുക എന്റെ വിവേകമുള്ള പൈതലേ
പകൽ പോയി ഇരുട്ടായി
നിദ്രാദേവി വരും
നക്ഷത്രങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്ന്
സ്വപ്നങ്ങളെ വെട്ടിമുറിക്കും
ഉറങ്ങുറങ്ങൂ
രാരീ രാരീ രാരാ ഓ
രാരാരീ രാരീരാരോ
അസമിലെ കാംരൂപ് ജില്ലയിൽ താമസിക്കുന്ന ദിനേശ് ഗോവാലയാണ് ഈ മത്സരത്തിൽ രണ്ടാം സമ്മാനം നേടിയത്
നാടൻ മൺപാത്രങ്ങളും ലോഹപാത്രങ്ങളും ഉണ്ടാക്കുന്ന കരകൌശല വിദഗ്ധരുടെ ജനകീയ കരകൌശലത്തിന്റെ മുദ്ര അദ്ദേഹം എഴുതിയ താരാട്ടിലുണ്ട്

കുലാലൻ ചേട്ടൻ സഞ്ചിയുമായി വന്നു
സഞ്ചിയിൽ എന്താണ്
സഞ്ചി തുറന്നപ്പോൾ കണ്ടല്ലോ ഉള്ളിൽ
ഉണ്ടൊരു പാത്രം മനോഹരം
പാവക്കുട്ടി കുലാലനോടു ചൊല്ലി
പാത്രമിതെങ്ങനുണ്ട്
പാട്ടുകളും താരാട്ട് പാട്ടുകളും പോലെ രംഗോലി മത്സരവും വളരെ ജനപ്രിയമായിരുന്നു
പങ്കെടുത്തവർ ഒന്നിനൊന്ന് മനോഹരമായ രംഗോലികൾ ഉണ്ടാക്കി അയച്ചു തന്നിരുന്നു
പഞ്ചാബിൽ നിന്നുള്ള കമൽ കുമാറാണ് ഇതിൽ വിജയിച്ചത്
നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും അമർ ശഹീദ് വീർ ഭഗത് സിംഗിന്റെയും രംഗോലി അദ്ദേഹം വളരെ മനോഹരമായി നിർമ്മിച്ചു
മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്നുള്ള സച്ചിൻ നരേന്ദ്ര അവ്സാരി ജാലിയൻവാലാബാഗും അതിന്റെ കൂട്ടക്കൊലയും ശഹീദ് ഉധം സിങ്ങിന്റെ ധീരതയും തന്റെ രംഗോലിയിൽ പ്രദർശിപ്പിച്ചു
ഗോവയിൽ താമസിക്കുന്ന ഗുരുദത്ത് വാൻഡേക്കർ ഗാന്ധിജിയുടെ രംഗോലി ഉണ്ടാക്കി പുതുച്ചേരിയിൽ നിന്നുള്ള മാലതീശെൽവവും നിരവധി മഹത്തായ സ്വാതന്ത്ര്യസമര സേനാനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു
ദേശഭക്തിഗാന മത്സരത്തിലെ വിജയി ശ്രീമതി
വിജയ്ദുർഗ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്
തെലുങ്കിലാണ് എൻട്രി അയച്ചത്
അവരുടെ പ്രദേശത്തെ പ്രശസ്ത സ്വാതന്ത്ര്യസമര സേനാനി നരസിംഹറെഡ്ഡി ഗാരുവിൽ നിന്ന് അവർ വളരെയധികം പ്രചോദനം നേടിയിട്ടുണ്ട്
വിജയ് ദുർഗയുടെ രചനയുടെ ഒരു ഭാഗം കേൾക്കൂ
റെയ്നൌഡ് പ്രവിശ്യയിലെ സൂര്യദേവാ
ഹേ ധീര നരസിംഹാ
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ
അങ്കുരം നീയെ അങ്കുശം നീയെ
ബ്രിട്ടീഷുകാരുടെ അന്യായവും നിരങ്കുശവുമായ
അടിച്ചമർത്തൽ ഭരണം കണ്ട്
നിന്റെ രക്തം തിളച്ചു അഗ്നി ജ്വലിച്ചു
റെയ്നൌഡ് പ്രവിശ്യയിലെ സൂര്യദേവാ
ഹേ ധീര നരസിംഹാ
തെലുങ്ക് കഴിഞ്ഞാൽ ഇനി മൈഥിലിയിലെ ഒരു ക്ലിപ്പ് കേട്ട് നോക്കാം
ദീപക്വത്സായാണ് ഇത് അയച്ചിട്ടുള്ളത്
ഈ മത്സരത്തിൽ അദ്ദേഹം സമ്മാനവും നേടിയിട്ടുണ്ട്
ഭാരതം ലോകത്ത്തിനഭ്മാനം സോദരാ
മഹത്തരമീ നമ്മുടെ നാട്
മൂന്ന് വശവും കടലാൽ ചുറ്റപ്പെട്ട
വടക്കോ ശക്തിയായി കൈലാസം
ഗംഗ യമുന കൃഷ്ണ കാവേരി
കോസി കമല ബലാനും
മഹത്തായ നമ്മുടെ രാജ്യം
ത്രിവർണപതാകയിൽ ഉണ്ട് നമ്മുടെ പ്രാണൻ
സുഹൃത്തുക്കളേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
മത്സരത്തിൽ വന്ന അത്തരം എൻട്രികളുടെ പട്ടിക വളരെ നീണ്ടതാണ്
നിങ്ങൾ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ വൈബ്സൈറ്റിലേക്ക് പോകുക നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അവ കാണുക കേൾക്കുക നിങ്ങൾക്ക് അവയിൽ നിന്ന് ധാരാളം പ്രചോദനം ലഭിക്കും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ബനാറസിനെക്കുറിച്ചോ ഷെഹ്നായിയെക്കുറിച്ചോ ഉസ്താദ് ബിസ്മില്ലാ ഖാനെയെക്കുറിച്ചോ ആകട്ടെ എന്റെ ശ്രദ്ധ അതിലേക്ക് പോകുക സ്വാഭാവികമാണ്
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യൂത്ത് അവാർഡുകൾ വിതരണം ചെയ്യുകയുണ്ടായി ഈ പുരസ്കാരങ്ങൾ സംഗീതത്തിലും കലാരംഗത്തും ഉയർന്നുവരുന്ന കഴിവുള്ള കലാകാരന്മാർക്കാണ് നൽകുന്നത്
ഇവ കലാസംഗീത ലോകത്തിന്റെ ജനപ്രീതി വർധിപ്പിക്കുന്നതിനൊപ്പം അവരുടെ അഭിവൃദ്ധിയ്ക്കും വേണ്ടവിധം സംഭാവന ചെയ്യുന്നു
കാലക്രമേണ ജനപ്രീതി ക്ഷയിച്ചുകൊണ്ടിരുന്ന വാദ്യോപകരണങ്ങൾക്ക് പുതുജീവൻ നൽകിയ കലാകാരന്മാരും ഇവരിൽ ഉൾപ്പെടുന്നു
ഇനി എല്ലാവരും ഈ രാഗം ശ്രദ്ധയോടെ കേൾക്കുക

ഇത് ഏത് ഉപകരണമാണെന്ന് അറിയാമോ ഒരു പക്ഷെ അറിയില്ലായിരിക്കാം ഈ ഉപകരണത്തിന്റെ പേര് സുർസിംഗാർ എന്നാണ് ഈ രാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജയദീപ് മുഖർജിയാണ്
ഉസ്താദ് ബിസ്മില്ലാഖാൻ അവാർഡ് ലഭിച്ച യുവാക്കളിൽ ജയദീപും ഉൾപ്പെടുന്നു
കഴിഞ്ഞ 50കൾക്കും 60കൾക്കും ശേഷം ഈ വാദ്യത്തിന്റെ നാദം കേൾക്കുന്നത് അപൂർവമായിരുന്നു എന്നാൽ സുർസിംഗാറിനെ വീണ്ടും ജനപ്രിയമാക്കാൻ ജയദീപ് പരമാവധി ശ്രമിക്കുന്നു
അതുപോലെ മാൻഡലിൻ എന്ന കർണാടക വാദ്യോപകരണത്തിന് ഈ പുരസ്കാരം ലഭിച്ച സഹോദരി ശ്രീമതി
ഉപ്പൽപു നാഗമണിയുടെ പ്രയത്നവും വളരെ പ്രചോദനകരമാണ്
അതേസമയം വാർക്കാരി കീർത്തനത്തിന് ശ്രീ
സംഗ്രാം സിംഗ് സുഹാസ് ഭണ്ഡാരെക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്
ഈ പട്ടികയിൽ സംഗീത കലാകാരന്മാർ മാത്രമല്ല ഉള്ളത് ശ്രീമതി
ദുർഗാദേവി ഈ പുരസ്കാരം നേടിയത് കരകാട്ടം എന്ന പുരാതന നൃത്തരൂപത്തിനാണ്
ഈ അവാർഡിന്റെ മറ്റൊരു ജേതാവായ ശ്രീ
രാജ്കുമാർ നായക് തെലങ്കാനയിലെ 31 ജില്ലകളിലായി 101 ദിവസം നീണ്ടുനിന്ന പെരിണി ഒഡീസി സംഘടിപ്പിച്ചു
പെരിണി രാജ്കുമാർ എന്ന പേരിലാണ് ഇന്ന് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത്
കാകതീയ രാജവംശത്തിന്റെ കാലത്ത് പരമശിവനു വേണ്ടിയുള്ള നൃത്തമായ പെരിണി നാട്യം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു
ഈ രാജവംശത്തിന്റെ വേരുകൾ ഇന്നത്തെ തെലങ്കാനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
സൈഖോം സുർചന്ദ്ര സിംഗ് ആണ് മറ്റൊരു അവാർഡ് ജേതാവ്
മൈയ്തേയ്പുംഗ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം വൈദഗ്ദ്ധ്യം നേടിയിട്ടുണ്ട്
ഈ ഉപകരണം മണിപ്പൂരിന്റേതാണ്
റാജുലമലുഷാഹി ന്യൂലി ഹുഡ്കബോൽ ജാഗർ തുടങ്ങിയ വിവിധ സംഗീത രൂപങ്ങളെ ജനപ്രിയമാക്കുന്ന ദിവ്യാംഗ കലാകാരനാണ് പൂരൺസിംഗ്
അവയുമായി ബന്ധപ്പെട്ട നിരവധി ഓഡിയോ റെക്കോർഡിംഗുകളും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്
ഉത്തരാഖണ്ഡിലെ നാടോടി സംഗീതത്തിൽ തന്റെ കഴിവ് പ്രകടിപ്പിച്ച് ശ്രീ
പൂരൺസിംഗ് നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്
സമയപരിമിതിമൂലം എല്ലാ അവാർഡ് ജേതാക്കളെയും പറ്റി ഇവിടെ പറയാൻ കഴിഞ്ഞേക്കില്ല എങ്കിലും നിങ്ങൾ തീർച്ചയായും അവരെക്കുറിച്ച് വായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
പെർഫോമിംഗ് ആർട്സ് കൂടുതൽ ജനപ്രിയമാക്കുന്നതിന് ഈ കലാകാരന്മാരെല്ലാം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള എല്ലാവർക്കും പ്രചോദനം നൽകുന്നത് തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ അതിവേഗം സഞ്ചരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യയുടെ ശക്തി എല്ലാ കോണിലും ദൃശ്യമാണ്
ഡിജിറ്റൽ ഇന്ത്യയുടെ ശക്തി ഓരോ വീട്ടിലും എത്തിക്കുന്നതിൽ വ്യത്യസ്ത ആപ്പുകൾ വലിയ പങ്കുവഹിക്കുന്നു
അത്തരത്തിലുള്ള ഒരു ആപ്പാണ് ഇസഞ്ജീവനി
ഈ ആപ്പിൽ നിന്നുള്ള സൌകര്യമാണ് ടെലികൺസൾട്ടേഷൻ
അതായത് ദൂരെ ഇരുന്നുകൊണ്ട് വീഡിയോ കോൺഫറൻസിലൂടെ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടറെ സമീപിക്കുന്ന രീതി
ഇതുവരെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ടെലി കൺസൾട്ടന്റുമാരുടെ എണ്ണം 10 കോടി കവിഞ്ഞു
നിങ്ങൾക്ക് ഊഹിക്കാം വീഡിയോ കോൺഫറൻസിലൂടെ 10 കോടി കൂടിയാലോചനകൾ രോഗിയും ഡോക്ടറുമായുള്ള അത്ഭുതകരമായ ബന്ധം ഇതൊരു വലിയ നേട്ടമാണ്
ഈ നേട്ടത്തിന് ഈ സൌകര്യം പ്രയോജനപ്പെടുത്തിയ എല്ലാ ഡോക്ടർമാരെയും രോഗികളെയും ഞാൻ അഭിനന്ദിക്കുന്നു
ഇന്ത്യയിലെ ജനങ്ങൾ സാങ്കേതികവിദ്യയെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണിത്
കൊറോണയുടെ കാലത്ത് ഇസഞ്ജീവനി ആപ്പ് ടെലി കൺസൾട്ടേഷൻ നടത്തുന്ന ആളുകൾക്ക് വലിയ അനുഗ്രഹമായി മാറിയത് നാം കണ്ടു
ഒരു ഡോക്ടറോടും രോഗിയോടും മൻ കി ബാത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം അറിയിക്കുകയും ചെയ്താലോ എന്ന് ഞാനും ചിന്തിച്ചു
ടെലി കൺസൾട്ടേഷൻ ജനങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമാണെന്ന് അറിയാൻ ശ്രമിക്കാം
ഞങ്ങളുടെ കൂടെ സിക്കിമിൽ നിന്നുള്ള ഡോ
മദൻ മണിയും ഉണ്ട്
മദൻ മണി സിക്കിം സ്വദേശിയാണ് ധൻബാദിൽ നിന്ന് എംബിബിഎസ് പൂർത്തിയാക്കിയതിനു ശേഷം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് എം
ഗ്രാമപ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകൾക്ക് അദ്ദേഹം ടെലി കൺസൾട്ടേഷൻ നൽകി
നമസ്കാരം നമസ്കാരം ശ്രീ
മദൻ മണി
ഹലോ നമസ്കാരം സർ
ഞാൻ നരേന്ദ്ര മോദിയാണ് സംസാരിക്കുന്നത്
നമസ്തെ സർ
നിങ്ങൾ ബനാറസിൽ പഠിച്ചിട്ടുണ്ടോ
സർ ഞാൻ ബനാറസിൽ പഠിച്ചിട്ടുണ്ട്
നിങ്ങളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം അവിടെയാണോ നടന്നത്
അതെ അതെ
അപ്പോൾ നിങ്ങൾ ബനാറസിൽ ആയിരുന്നപ്പോൾ ഉള്ള അന്നത്തെ ബനാറസും ഇന്നത്തെ മാറിയ ബനാറസും കാണാൻ പോയിട്ടുണ്ടോ
ഞാൻ സിക്കിമിൽ എത്തിയതിന് ശേഷം എനിക്ക് ബനാറസ് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരുപാട് മാറിയെന്ന് ഞാൻ കേട്ടു